ആഹ് okay വേറെ എവിടെ പോയെ വേറെ എവിടെ പിന്നെ ചെറുതായിട്ടൊരു trip പോയിട്ടുണ്ട് തിരുവനന്തപുരം കന്യാകുമാരി ബി ഓ എങ്ങനെ അസ് school ന്നു പോയതാണോ trip ആയിട്ട്

അതൊന്നു പറയുമോ അതൊക്കെ എങ്ങനെ ഉണ്ടായിന്നു അതൊക്കെ അടിച്ചു പൊളിച്ച അല്ലെ യോ അതൊന്നു പറയുമോ എങ്ങനെയാ പോയിനു അഹ് bus അല്ലെ

പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് trip അപ് പോയത്

teacher plan കന്യാകുമാരി

പിന്നെ

ഏർ ഏർ അത്രയൊക്കെ തന്നെ ഉള്ളു പോയെ

full mood അല്ലെനു ഉം ഇവിടുന്നു എങ്ങനെ പോയെ

ഓ എത്ര പേര് ഉണ്ടായിരുന്നു ഓ ഓ എത്ര പേര് ഉണ്ടായിരുന്നു അതൊരു നാല്പത് പേരുണ്ടായിരുന്നു ഓ ഒരു bus ലാണോ പോയെ ആഹ് ഒരു bus boys ഒരു ഇരുപത്തി അഞ്ചും girls ഒരു പതിനഞ്ചും

വേറെ മൂന്നാറ് അവിടെ എങ്ങനെ ഉണ്ടായിനു അതൊന്നു പറയാമോ കൊയപ്പൊന്നു ഇല്ല അടിപൊളിയായിരുന്നു ഞമ്മളാ ത ത ഏർ ആഹ് enjoy ചെയ്തു

ആഹ് തണുപ്പ് ആ season ലാ പോയത് ഓ വേറെ വേറെ എവിടെക്കാ പോയെ

പിന്നെ ഊട്ടി എങ്ങനെ ഉണ്ടായിനു അടിപൊളി ആയിനാ അടിപൊളിയായിനു മൂന്നാറു പറയുമ്പോ ഇവിടെന്നു ഒരീസം പോയിട്ടു might അവിടെ തങ്ങി

tend tend അല്ല അവിടെ room എടുക്കാ room എടുക്കാ room room ആ ഓ resort പോയിട്ടില്ലേ ആട പോയപ്പോ ആട പോയപ്പോ resort ലൊന്നും പോയിട്ടില്ല ഓ ഊട്ടിയില് എങ്ങനെ ഉണ്ടായതിനു

ഓ എങ്ങനെയുണ്ട് വേറെ പിന്നെ അവിടെ

ആഹ് പോയി പോവ്ഒക്കെ ചെയ്തിനു നാട്ടില് കുറച്ചു place കൾ ഉണ്ടാവൂലെ ഇ=അവിടെ എവിടേം പോയില്ല

ന്ന പറയ്

ഞങ്ങളെ ഉണ്ടൊരു മല അവിടെയാണ് starting first ആഹ് അതൊന്നു പറയാമോ പറയാലോ ഒരുദിവസം ആഹ് ഏർ വൈകുന്നേരത്തോ മറ്റോ sunset കാണാന് പോയതാ വൈകുന്നേരത്ത് അതെ അടുത്ത നാട്ടില് എവിടെയാ വരുന്നത്

ഓ അടിപൊളിയാണോ ആഹ് place അടിപൊളിയാണ്

ആഹ് sunset വൈകുന്നേരം അടിപൊളിയാ morning എങ്ങനെയാ morning പോകാറുണ്ടാ ഏർ morning പോയോക്കിട്ടില്ല പിന്നെ മഴക്കാലത്ത് പോയിരുന്നു അടിപൊളി കൊടയൊക്കെയാണ് അവിടെ മൊത്തം ആയിട്ട് ഒന്നും കാണു ഒന്നും ഇല്ല ഉം പിന്നെ off road jeep ഒക്കെ കേറ്റി

ആഹ് company ക്കാരൻ jeep കൊണ്ട് പോയിട്ട് കേറ്റി ഓ അടിപൊളി ആയിരിക്കും അല്ലെ

ഉം പിന്നെ എവിടെയാ പോയെ ആഹ് പിന്നെ ഏർ നെമ്മിനീ ഒരു സ്ഥലമുണ്ട് സ്ഥലത്തിൻ്റെ അറിയില്ല അത് പോയി ആഹ്

ആഹ് അവിടെ പോയപ്പോ ആഹ് പറയാ security അവിടെ കേറ്റിയില്ല അപ്പൊ ഞങ്ങള് അപ്പർത്ത് കൂടെ ഇങ്ങനെ പതുക്കെ പോയിട്ട് പറഞ്ഞു മഴയാണ് ഓക്കി ഞങ്ങളങ്ങനെ ഇങ്ങോട്ടന്നെ പോന്നു ആഹ് അങ്ങനെ അല്ലെ പിന്നെ എവിടെയാ പോയെ

വെട്ടത്തൂര് അവിടെയാണ് മലയാണോ ആഹ് വെട്ടത്തൂര് dam dam കാണാൻ പോയി അതുപോലെതന്നെ dam ൻ്റെ back ലി കുറച്ചങ്ങോട്ട് ഒഴിഞ്ഞു പോയിട്ട് മലയുണ്ട് അവിടെ പുലി ഇറങ്ങു ഒരു തെങ്ങും തൊട്ടത്തു കൂടി അങ് നടന്നു പോയിട്ട് നേരെ കാണാന് ഇവിടുന്ന് മൊത്തം കാണാ ഓ അല്ല full കാണാ ല്ലേ full കാണാ പിന്നെ മേലെ കേറി നോക്കുമ്പോ ഓ super ആയിരിക്കും അല്ലെ പിന്നെ എവിടേ പോയെ അടുത്തെ

പിന്നെ വേമ്മൂര് ഉണ്ട് ചെറിയൊരു പക്ഷി പാതാളം എവിടെ പെരുന്തണ്ണ വെമ്മൂരാ അതെ അതെ പാറ പച്ചിരി പാറ ആട super ആ ആഹ് കൊഴപ്പൊന്നു ഇല്ല ഞങ്ങള് just പെരിന്തൽമണ്ണ പോയപ്പോ just ഒന്ന് കേറിയതാ അവിടെ അതൊന്നു അതൊന്നു പറഞ്ഞു തരുമോ എങ്ങനെയാ friends പോയപ്പോ അവിടെ പോണ വഴിക്ക് പറഞ്ഞകൂട്ട് ഒരു മല ണ്ട് അയിമ്മ പോവാ ന്നു പറഞ്ഞു പ്പോ വനജ പോയി ഉം

വണ്ടീമ്മെ അങ്ങോട്ട് പോയപ്പോ വണ്ടില് കാറ്റൊക്കെ കമ്മിയാണ് ഓ ഏത് വണ്ടി ഏത് വണ്ടീല പോയെ ഓ പിന്നെ നിങ്ങൾ എവിടെന്നു വിളി

വേറെ ഏതാ trip പോയിനു അടുത്ത നിങ്ങൾ എവിടുന്ന് വിളിക്കുന്നു നിങ്ങൾ എവിടുന്ന് വിളിക്കുന്ന

hello പറയു വേറെ എവിടൊക്കെ പോയി വേറെ എവിടെ ന്നു വെച്ചാ നമ്മളെ നാട്ട് കൂടി ന്നു പറയുമ്പോ ഇല്ല കറക്കമൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇവിടെ കാഞ്ഞിരപ്പുഴ നാട് ഉള്ളു ന്നങ്ങോട് പോയിട്ടാണ് എന്താപ്പ ആ സ്ഥലത്തിൻ്റെ പേര് പേര് കിട്ടണില്ല

ആഹ് morning ഉം വൈകുന്നേരവും ഒക്കെ പോകാൻ അടിപൊളിയാ okay okay എന്ന മഴ season ലൊക്കെ പോകാറുണ്ടോ അവിടെ ഉം മഴ season ൽ നമ്മള് അകത്തുക്കൂടി തന്നെ പോയാല് മതി അവിടൊരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് ഉള്ളുക്കു അങ്ങോട്ട് ഒരുപാട് നടന്നു പോയിട്ട് ആഹ് അടിപൊളി ആയിരിക്കും അല്ലെ

വേറെ പിന്നെ വേറെ എവിടെയാ പോയെ ഈ കാന പോയി പറയുമ്പോ കാന പോയി പറയുമ്പോ എങ്ങനെ

അത് മണ്ണാർക്കാട് ഭാഗത്താ മണ്ണാർക്കാട്ട് ന്നു കുറച്ചു അങ്ങോട്ട് പോയിട്ട് പാലക്കാട് route അവിടെ എന്താ സംഭവം എന്താ അവിടെ അങ്ങനെ dam ൻ്റെ side കൂടി ഒഴിഞ്ഞ പ്രദേശങ്ങൾ ഇങ്ങനെ കിടക്കാ നല്ല കാറ്റ് തണുത്ത കാറ്റായിരിക്കും ഉച്ചക്ക് പോകുമ്പോ നല്ല വെയിലാ അവിടെ കാരണം off road ഒക്കെ നടക്കാറുണ്ട് അവിടെ എവിടെയോ

വേറെ എവിടെ വേറെ എങ്ങനെ വേറെ എവിടേം പോയില്ല മല ആഹ് വേറെ പോകു ഒക്കെ ചെയ്തേക്കുന്നു ൻ്റെ ഉമ്മൻ്റെ വീടിൻ്റെ അതിലേക്കൂടി കഴിഞ്ഞ പെരുന്നാൾക്ക് lockdown time ലു കഴിഞ്ഞ പെരുന്നാളിൻ്റെ മേലെത്തെ പെരുന്നാളിക്ക് lockdown ഏന്നു അപ്പൊ trip ഒന്നും ആരും പോ ആഹ് trip ഒന്നും ആരും പോയില്ല അപ്പൊ നാട്ടിന്നു friends വന്നു എടുക്കാൻ അപ്പൊ ഇവിടെ എവിടേലും കൊടുത്തി മല ന്നു പറയും ചാടാ ന്നു പറഞ്ഞിട്ട് അങ്ങനെ പോയി ക്ഷേ അത് വേറെ ഏതോ ഒരു മല ആയിരുന്നു

ചെറിയ പെരുന്നാൾക്ക് ചെലപ്പോ ബാംഗ്ലുരോ ബാംഗ്ലുരാ okay ബംഗളുരു പോയിനാ മുന്നേ പോയിനാ

okay okay എന്താ എന്തായാലും ഈ പെരുന്നാളിൽ trip അടിച്ചുപൊളിക്ക്

okay വേറെ ന്ത് okay okay എന്ന ശരി മൂന്നാർ. മൂന്നാർ ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ് മൂന്നാർ. മൂന്നാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണെന്ന് മൂന്നാർ പട്ടണവും വിനോദസഞ്ചാരകേന്ദ്രങ്ങളോ മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാറിന്റെ ചരിത്രം ഇന്ത്യയിലെ british ഭരണകാലത്തെ തേയില കൃഷിയായി വികസിക്കപ്പെടു പെട്ട പെടുത്ത സ്ഥലം ആണെന്ന് അറിയപ്പെടുന്നത് മൂന്നാർ ആദ്യകാലത്ത് തമിഴ് നാട്ടുകാരും ചുരുക്കം മലയാളികളും മാത്രമാണ് അവിടെ താമസിച്ചിരുന്നത്. അവിടെ british കാർ ഏർ ഉണ്ടായിരുന്നു ഈ അവരെ ഇവരെ തേയില തോട്ടത്തിലെ തൊഴിലാളികളായി കണ്ടു കണ്ടു എന്നതാണ് തോട്ടത്തിലെ ഉയർന്ന ഉദ്യോഗസ്‌ഥരും manager മാരും എല്ലാം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 അവിടത്തെ manager മാര് അടക്കം എല്ലാ ഉദ്യോഗസ്ഥരും british കാർ ആയിരുന്നു അവർക്കും താമസിക്കാൻ ആയി അക്കാലത്ത് പണിത കുറെ bungalow വും മൂന്നാറിൽ ഉണ്ട് സായിപ്പൻ മാരെ വളരെ അധികം ആകർഷിപ്പി പിച്ച ഒരു പ്രദേശം ആണ് മൂന്നാർ അവിടെ നമ്മുടെ ഇപ്പോഴത്തെ ആളുകൾ അവിടെ വിനോദത്തിനായി എത്തുന്നത് british കാർ പണ്ട് കാലത്ത് തേയില തോട്ടത്തിലെ ആളുകളെ കളെ നോക്കിനടത്തിപ്പിനായി അവിടത്തെ british കാർ ഉണ്ടാക്കി എടുത്ത കൊറെ bungalow വും ഹും അവരുടെ English നാട്ടിലുള്ള കൊറെ ഏർ model ലുകളായിട്ടുള്ള വീടുകൾ ഇവിടെ അവർ സ്ഥാപിച്ചിരുന്നു. അത് കാണുവാനാണ് നമ്മുടെ നാട്ടിലെ വിനോദികളായ വിനോദസഞ്ചാരമായി അവിടേക്ക് നമ്മൾ കുടികൊണ്ട് അവിടേക്ക് എത്തി ചേരുന്നത്ത്. രണ്ടായിരത്തിൽ കേരളസർക്കാർ മൂന്നാറിനെ ഒരു വിനോച സഞ്ചാരകേന്ദ്രമായി പ്രഖ്യാപിച്ചു. അവിടത്തെ തേയില തോട്ടവും അവിടത്തെ പല പുഴകളും ആറുകളും കാണുവാൻ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടേക്ക് മൂന്നാറിലേക്ക് സന്ദർശത്തിനായി എത്തി ആളുകൾ കൂടുതലായി അവിടേക്ക് പോയത് കൊണ്ട് പോകുന്നതുകൊണ്ടും അവിടെ ആഹ് ഒരു വിനോദസഞ്ചാരമായി രണ്ടായിരത്തിൽ കേരള സർക്കാർ പ്രഖ്യാപിച്ചു. മൂന്നാറിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ തുടക്കത്തിൽ തന്നെ മോണോ റോയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ജലവൈദ്യുതി പദ്ധതിക്ക് വഴി കിട്ടിയതായും യ യാലും കന്നുകാലി വർഗദ വർഗോദ പരണ ത്തിന് തുടക്കമായിട്ടോ ഈ മണ്ണിൽ നിന്നാണ് ആയിരത്തി തൊള്ളായി ആയിരത്തി എഴുനൂറ്റി തൊണ്ണൂറിൽ ആണ് british കാർ ആദ്യം കണ്ണൻ ദേവൻ കന്നു കാലികളിൽ വന്നത് കുന്നുകളിൽ വന്നത് അന്നത്തെ ആഹ് സായിപ്പിന്റെ വരെ ടിപ്പുവിന്റെ പടയോട്ടത്തെ ചെറു ചേർ ക്കുക എന്ന ചേർക്കുക കയെന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു എങ്കിലും അത് വേണ്ടി വന്നില്ല. ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഈ പ്രദേശത്ത് സർവ്വവും ആയി മദിരാശി army യിൽ നിന്ന് ഉദ്യോഗസ്‌ഥരെ ആയി ഉദ്യോഗസ്ഥരെ എത്തി അവിടേക്ക് അവർ എത്തി ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ടിൽ ആണ് കണ്ണൻ ദേവൻ ഫാറ്റ് പ്ലാറ്റ planter association ൻ്റെ പിറവി അപ്പോഴേക്കും പാർവതി മല അഹ് മലയിലെ അമ്പത് ഏക്കർ സ്ഥലത്ത് തേയില കൃഷി ആരംഭിച്ചിരുന്നത് അതിൻ്റെ മേൽനോട്ടവും എല്ലാ കാര്യങ്ങളും british കാർ തന്നേ ആയിരുന്നു ആദ്യം rubber തൈ നട്ടു അടുത്തകാലം വരെ മൂന്നാർ പഞ്ചായത്തിൻ്റെ ഭാഗം ആയിരുന്നു ഈ മ് മാങ്കുകൾ മങ്കു മാങ്കുള മംഗുളത്താണ് മൂന്നാർ മലകൾ തേയില കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയ തോടെ മൂന്നാറിൻ്റെ കുതി കുതിപ്പിലെ തുടക്കമായി. ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മൂന്നാറിൽ ധാരാളം ഏർ തേയിൽ estate കൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പതിനാറ് factory കൾ അന്ന് പ്രവർത്തിച്ചിരുന്നു ചരക്ക് നിരക്കിനു വേണ്ടിയാണ് road കൾ റോ ഏർ road ട്ടുകൾ അഹ് നിർ road കൾ നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ മൂന്നാറിനെ top station നുമായി ബന്ധിപ്പിച്ചു mono rail സ്ഥാപിച്ചു top station ൽ നിന്ന് top way യിലുടെ കോടതി കോ കോട്ടക്കുടിയിൽ യിലും അവിടെ നിന്നും തു തു തുത്തുക്കുടി തുറമുഖത്തും തുത്തുക്കുടി തുറമുഖ തുറമുഖത്തും എത്തിച്ചേ എത്തിച്ചായിരുന്നു തേയില british ലേക്ക് കയറ്റി അരച്ചിരു അയച്ചിരുന്നത് ഇവിടെ estate കളിൽ നിന്ന് കള്ളവണ്ടി മാർഗമാണ് തേയില മൂന്നാറിൽ എത്തിച്ചിരുന്നത് ഇതിനുവേണ്ടി അഞ്ഞൂറ് കള കളകളെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്‌തു ഒപ്പം england ൽ നിന്ന് veterinary surgeon ഉ രണ്ട് സഹായികളും എത്തി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 ഇവിടം കേരളത്തിലെ കന്നുകാലി വർഗ അഹ് റോഷിത്തിന്റ തുടക്കം തുടക്കമിട്ട സ്ഥാപനങ്ങളും ചെയ്തു മട്ട് ഏർ മട്ടുകളുടെ ഗ്രാമം എന്നർത്ഥം ഹും വരുന്ന

മാറി മാട്ടുപെട്ടിയിൽ മാട്ടുപെട്ടിയിലെ ലെ പല പലരിലും railway station നുകളും ആയിരുന്നു എന്നാൽ ആയിരത്തിൽ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 തീവണ്ടിപ്പാതയുടെ തകർച്ചയെ തുടർന്ന് rock way അഷ്യെ ആശ്രയിച്ചാണ് തേ തേയിലാട്ട station നിൽ എത്തിച്ചത് പിന്നീടാണ് പാതകൾ വികസിപ്പിച്ചതും തേയില നീക്കം ഏർ അഹ് നീക്കം മാർഗം ആയിരുന്നു മായതും red മാർക്കുമായിരുന്നു road മാർഗമായിരുന്നു.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

തിരിച്ചുവിട്ടത് ഇതിനെ ചുവട് പിടിച്ചാണ് sir സിപി രാമസ്വാമി അയ്യർ ദിവസ ആയിരിക്കെ തിരി തിരുവിതാംകൂർ സർക്കാറിൻ്റെ ഉടമസ്ഥതയിൽ പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതിക്ക് ആരംഭിച്ചത് ഇതിനിടെ company യുടെ ആവശ്യത്തിനായി telephone ടെൽ തപൽ സംവിധാനങ്ങളും ആരംഭിച്ചിരുന്നു british കാർക്ക് അവരുടെ നാട്ടിലെക്ക് തുച്ഛമായ തുച്ഛമായ പണത്തിനി അവിടേക്ക് തേയിലകൾ കേറ്റി അയക്കുവാനും ഇവിടെ സാധാരണക്കാരെ വെച്ച് അവർ മുതലെടുക്കുകയും അവർക്ക് തുച്ഛമായ കൂ അഹ് ശമ്പളം അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നത് british കാർ അവർ അവരുടെ താമസവും അവർക്ക് എന്തുണ്ടെങ്കിലും അത് ഇവിടെ നടപ്പിലാക്കാം എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവരുടെ ഒരു നീക്കം ഇവിടെ ഉണ്ടായിരുന്നത് പാ ഏർ ഇവിടുത്തെ രണ്ടായിരത്തി അഞ്ചിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ തേയില സമരം ഏർ ഉണ്ടായിരുന്നു ഇവിടെ. അത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു സമരം ആയിരുന്നു ഇടെ പ്രഖ്യാപി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിരുന്നത് മൂന്നാർ നിലനി ആഹ് നിലനിൽക്കുന്ന പട്ടണം ഇന്ത്യ കേരളം ഏർ ഇന്ത്യയിലെ കേരളം സംസ്ഥാനത്തെ ഇടുക്കി ജില്ലയിൽ ആണ് ഇത് നിലനിൽക്കുന്നത് ഇവിടെ ഒരുപാട് വിനോദത്തിനായിട്ടുള്ള സ്ഥലവും പരിസരത്തും എല്ലാം ഉണ്ട് ആയിര ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ക് british കാർ

british കാർക്ക് അവരെ bangalow വും അതിമനോഹരമായ പല സംഭവങ്ങളും അവരുടെ കൈയ്യിൽ ഉണ്ടായതു കൊണ്ട് ഇപ്പോൾ അത് മൂന്നാർ ഒരു അതിമനോഹരമായ വിനോദസഞ്ചാര മേഖലയായി മാറുകയും ചെയ്തു Hi